ആ, ബെസ്റ്റ് ഞാന് കഴിഞ്ഞ രണ്ടീസായിട്ട് വിളിക്കണൊണ്ട്. കിട്ടണില്ല. എന്നിട്ടിപ്പ ഫോണ് എടുത്തിട്ട് ചോദിക്കുന്നു, ങാ പറഞ്ഞോന്ന്. രണ്ട് ദെവസായിട്ട് കൊറച്ച് തെരക്കായി പോയി. നമ്മുടെ ഒര് എന്‍റെ ഒര് സുഹൃത്തിന്‍റെ ഒരു ഷോപ്പ് ഒണ്ടായിരുന്ന്. ഷോപ്പല്ല ഒര് ചെറിയ ബിസിനസ്, ഒരു ഫാക്ടറി കണക്കാണ്. പുള്ളിക്കീ മിനറൽ വാട്ടറിന്‍റ പ്ലാന്‍റ്, ഈ ചപ്പാത്തി ഒണ്ടാക്കുന്നേന്‍റെക്കെ പ്ലാന്‍റക്ക ഒണ്ടാരിന്നെ.

പ്പോ അതെല്ലാം പുള്ളി ഓരോര്ത്തരെ വിശ്വസിച്ച് ഏപ്പിച്ചിട്ട്, ലോക്കൽ സാധനങ്ങളക്ക കേറ്റി ബിസിനസക്കെ ആകെ ചളമായി. ഇപ്പം, കച്ചോടോം ഇല്ല മാർക്കറ്റും ഇല്ല. അകെ പ്രശ്നങ്ങളൊക്കായിട്ട്, രണ്ട് ദിവസായിട്ട് അതിന്‍റെ പെറകെയൊള്ള ഓട്ടത്തിലാരുന്നു.

വണ്ടീലക്ക അവര് ലോക്കൽ സാധനങ്ങളെല്ലാം കേറ്റി ഫുൾ സപ്ലൈ ചെയ്ത്, കമ്പനി സാധനങ്ങള് പോകാതായി. ഓ മനസിലായി. അപ്പൊ ഈ ഇതിന്‍റെ ഒടമസ്ഥൻ നാട്ടിലൊണ്ടാരുന്നില്ലേ ഇത്ര നാളും? ഒടമസ്ഥൻ നാട്ടി ഒണ്ട്. പുള്ളി പലരെയും വിശ്വസിച്ച് ഏപ്പിച്ചിട്ട്, പുള്ളി എല്ലാരേം കണ്ണടച്ച് വിശ്വസിക്കും. പുള്ളി അങ്ങനൊരു ക്യാരക്ടറാണ്. അങ്ങനൊള്ളവർക്ക് പറ്റിയതല്ല ബിസിനസ്. മനസ്സിലായില്ലേ? അതൊര് ക്യാരക്റ്ററെന്ന് പറയാമ്പറ്റില്ല. അതൊര് എന്താണ്, ഒര് എന്നെക്ക സംബന്ധിച്ചിടത്തോളം ഒരു വൈകല്യംന്ന് വേണെങ്കി പറയാം.

അത് കൊല്ലത്തൊള്ളതാണ്. ഷൻസറെന്നാണ് പേര്. മ്. ങാ, എങ്ങനെ അറിയാം? അത് അറിയാം. ഞാനെന്‍റെ വേറൊര് സുഹൃത്ത് വഴി പരിചയപ്പെട്ടതാ. ഇപ്പഴല്ല ഒര് ഏഴെട്ട് വർഷം മുൻപുള്ള പരിജ്യാ. നല്ല പരിജ്യാ.

കാര്യം എന്‍റെയൊര് സുഹൃത്ത് കാറ്ററിംഗ് വർക്ക് ചെയ്യുന്നവർക്ക് ഇവിടന്നാണ് അന്നേ മിനറൽ വാട്ടറൊക്കെ എടുത്തോണ്ടിരുന്നത്. കാരണം എല്ലാം നല്ല ക്വാളിറ്റി ഒള്ള സാനാരുന്നു.

ഇനിയിപ്പോ ഇത് കൊറച്ചൂടൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ടുകൊണ്ടുപോകാമ്പറ്റൂലെ? ശ്രദ്ധിച്ച് മുന്നോട്ടുകൊണ്ടുപോകാമ്പറ്റൂലേന്ന് ചോദിച്ചാ പുള്ളിക്കിപ്പോ ഒരുപാട് ബാങ്ക് ലോണും കാര്യങ്ങളുക്കെയൊണ്ട്. ഒന്ന് കൊറോണ വന്നപ്പോഴത്തേയ്ക്ക് ബിസിനസ് മൊത്തം ഡൗണായി. ഇത്രേം സ്റ്റാഫിനെയെല്ലാം നോക്കി. എന്നാ കൊറോണ വന്നപ്പോ പലരും പുള്ളിയോട് പറഞ്ഞതാണ് സ്റ്റാഫിനെക്ക പറഞ്ഞ് വിടാമ്പറഞ്ഞപ്പൊ പുള്ളി പറഞ്ഞത് "ഇല്ല, അതിപ്പോ മാറും ഇവ്ടുന്ന് പോയാ അവരെങ്ങനെ ജീവിക്കും" എന്നൊള്ള രീതിക്ക് പുള്ളി അവർക്കൊള്ള ശമ്പളവും കൊടുത്ത്, ഇപ്പൊ കറക്റ്റ് ആയിട്ട് ശമ്പളം കൊടുക്കാമ്പറ്റുന്നുണ്ടായിരിക്കൂലല്ലൊ?

മനസ്സിലായി മനസ്സിലായി. ആ ഒരു ഗുഡ് വില്ല് പോയല്ലേ? മ്മ്. കാര്യം ഇപ്പോ കമ്പനിടെ സ്ഥിരം സാധനങ്ങളെടുക്കുന്ന റൂട്ടിലെല്ലാം ഇപ്പൊ വേറെ കമ്പനികള് കേറി. ഇനി ഒന്നേന്ന് മാർക്കറ്റ് പിടിക്കണങ്കി ഒര്പാട് ബുദ്ധിമുട്ടാ. മാർക്കറ്റീന്ന് ഒര് സാധനം പെട്ടന്ന് ഔട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ അത് കേറി വരാൻ ഭയങ്കര പാടാ. അതിന്‍റെ ബുദ്ധിമുട്ടുകള്ണ്ട്. ങാ, ഈ ആൾക്കാരിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് ശരിയാ, അല്ലെങ്കിലും ഇപ്പോ എന്തൊര് ബിസിനസ് ആണെങ്കിലും അതിന്‍റെ ഒര് എന്താണ് കൂടുതലായിട്ടുള്ള ഒരു സംഭവംന്ന് പറയണത് പരസ്യം തന്നെയാണ്. പരസ്യം ചെയ്യണത് പോലയിരിക്കും അതിനെ ആൾക്കാരിലേക്ക് എത്തുന്നത്. ല്ലേ? അതെ, ഇത് പരസ്യത്തിന്‍റെ മാത്രവല്ല ബിസിനസ് കുറഞ്ഞപ്പഴും പുള്ളി ഇത് ശ്രദ്ധിച്ചില്ലാന്നൊള്ളതാണ് കാര്യം. കാര്യം പുള്ളിടെ വണ്ടി ഫീൽഡി പോകുന്നു. ആ വണ്ടീല് തന്ന വേറെ ലോക്കൽ ബ്രാൻഡ്സ് ഇവര് കേറ്റിക്കൊണ്ട് പോകുന്നു. മനസ്സിലായില്ലേ? എന്നിട്ടതിനേക്കാളും കൊറഞ്ഞ വെലക്ക് ലോക്കൽ ബ്രാൻഡ് കിട്ടുംന്ന് പറഞ്ഞ് അവരത് കൊടുക്കുന്നു. കാര്യം സ്വാഭാവികമായിട്ടും പല കടക്കാരും ചെയ്യുന്ന കാര്യോന്ന് പറഞ്ഞ് കഴിഞ്ഞാല് അവര് ഒര് സാധനം എടുക്കുമ്പോ ലാഭം, മാർജിൻ മാത്രം നോക്കിയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ?

ഇപ്പോ നമുക്കിപ്പോ ഒര് സാധനം നല്ല സാധനം കൊടുത്താല് ഒരു ഒരു സാനം വിറ്റാല്, അഞ്ച് രൂപയുടെ സാനം വിറ്റാല് അൻപത് പൈസ കിട്ടുവെങ്കില് കടക്കാരൊരിക്കലും അതെടുക്കില്ല. കടക്കാർക്കിപ്പൊ രണ്ട് രൂപ മാർജിൻ കിട്ടുന്ന സാനേ കടക്കാരെടുക്കൂ. തൊണ്ണൂറ് ശതമാനം പേരും, വളരെ കുറച്ച് പേര് മാത്രമേ നല്ല സാനം നോക്കി എടുക്കുള്ളൂ.

മ്, പക്ഷേ ഇങ്ങനെ സാധനങ്ങള് വിറ്റഴിച്ച് വിറ്റഴിച്ചാണ് നമ്മളൊന്നും എവിടേം എത്താത ഇങ്ങനെ പല പല അസുഖങ്ങള് പിടിച്ച് നടക്കുന്നത്. പ്രത്യേകിച്ച് വെള്ളം കൂടെയൊക്കെ ആകുമ്പോ അത്രയ്ക്കൊക്കെ ശ്രദ്ധിക്കണ്ടെ? ചപ്പാത്തി ആണെങ്കിലും വെള്ളാണെങ്കിലും. ചപ്പാത്തിയും വെള്ളത്തിന്‍റെയും മാത്രല്ല. എല്ലാ സാധനങ്ങളും ഇപ്പൊ ഇതുപോലെ തന്നെയാണല്ലോ. എന്താഹാരസാനത്തിലും ഇത് പോലെ തന്നെയാണിപ്പൊ നടക്കുന്നത്. ആഹാരസാനത്തീന്ന് മാത്രല്ല പച്ചക്കറിലായാലും എല്ലാത്തിലും ഇത് കണക്കല്ലേ. വെഷം ചേർന്ന സാധനങ്ങളല്ലെ വരുന്നത്. ശരിയാ. പച്ചക്കറിയിലക്കെയാണെങ്കില് അയ്യോ, അത് ചിന്തിക്കാകൂടി വയ്യ. എനിക്കൊക്കെയാണെങ്കില് പച്ചക്കറി ആയാലും ഫ്രൂട്ട്സ് ആയാലും അങ്ങനെ തന്നെയാണ്. ഇല്ലേ?

എനിക്കാണെങ്കില് സത്യം പറഞ്ഞാ ഈ നമ്മള ഗ്രേപ്സ് ഉണ്ടല്ലോ, മുന്തിരി.

മുന്തിരി എനിക്ക് വളരെ ഇഷ്ടോള്ള ഒര് കാര്യാണ്. പക്ഷേ കഴിഞ്ഞ ഒര് എട്ട് ഒൻപത് കൊല്ലായിട്ട് അങ്ങനെ ഞാൻ കഴിച്ചിട്ടേയില്ല. തീരെ നിവൃത്തിയില്ലാതെ നമ്ക്കൊരു കൊതി തോന്നുമ്പോ ഒന്നോ രണ്ടോ. അത് ഞാന് ഒര് വീഡിയോ ഇങ്ങനെ കണ്ടിരുന്നു. അതിന്‍റെ ആ മുന്തിരിടെ കൊലയിലാണ് വെഷം അവര് വെക്കുന്നത്. കാര്യം അത് വലുതായി വരാൻ വേണ്ടിയിട്ട്. ഇത് എല്ലാത്തിലും ഒണ്ട്. തമിഴ്നാട്ടി പോകുമ്പോ തമിഴ്നാട്ടില് പോയിട്ട് എന്‍റെ ഒര് സുഹൃത്ത് പറഞ്ഞതാണ്, അത് തെങ്ങ് ഒണ്ടല്ലോ, തെങ്ങിന്‍റെ വേരില് എന്തോ മരുന്ന് കുത്തിവയ്ക്കും. അപ്പോ തേങ്ങയൊക്കെ വല്യ തേങ്ങായിട്ട് കിട്ടും. അതൊക്കെ എന്ത് കെമിക്കലാണുള്ളത് ആലോചിച്ച് നോക്കിയേ. ഇതൊക്കെയല്ലേ ഇവിടെ ആൾക്കാര് വാങ്ങിച്ചുപയോഗിക്കുന്നത്. അത് മാത്രല്ല, നമ്മുടെ ഈ ഇതൊണ്ടല്ലോ, ഈ പോത്തൊക്കെ വളർത്തുന്ന ആൾക്കാരൊണ്ടല്ലോ,

ഈ ശ്വാസം മുട്ടിനക്ക ഉപയോഗിക്കുന്നത്. ഇതിനെ ഇത് വന്നിട്ട് അതിന്‍റെ ഏറ്റവും ലോ ക്വാളിറ്റി വന്നിട്ട് ചെറിയ പൈസയ്ക്ക് നൂറും ഒക്ക ഗുളിക കിട്ടും.

അപ്പ ഇത് വാങ്ങി പൊടിച്ചാണ് ഇവര് കൊടുക്കുന്നത് എന്ന് ഈ അടുത്ത കാലത്ത് ഞാനിത്പോല ഏതോ ക്ലാസില് പോയപ്പോ അവിടൊര് സാറ് എന്നോട് പറഞ്ഞു. അത് പോത്തിന് മാത്രല്ല. കോഴിക്കും ഹോർമോൺ കുത്തിവച്ചല്ലെ? കാര്യം ഈ പറയുന്ന ഈ വരവ് കോഴിന്ന് പറയുന്ന സാനം തന്നെ എത്രേം ചെറിയ കോഴി വരുന്നു, പെട്ടെന്ന് കൊറച്ച് ദിവസം കൊണ്ട് മുപ്പത് ദിവസം അറുപത് ദിവസം കൊണ്ട് വിക്കാനുള്ള സൈസ് ആവുന്നുന്ന് പറയുമ്പോ തന്നെ അറിഞ്ഞൂടെ അത്. ബ്രോയിലർ കോഴിയെല്ലാം അങ്ങനെയാണല്ലോ. അപ്പൊ എനിക്ക് തോന്ന്ണ് നിങ്ങള്ടെ ഈ കൂട്ട്കാരന്‍റ കാര്യം പറഞ്ഞില്ലേ. പുള്ളിക്ക് വന്നിട്ട് ഇതെപോലത്തെ തട്ടിപ്പും വെട്ടിപ്പും ഒന്നും എന്താണ് അത് ശീലവുല്ല, ഒണ്ടായിരുന്നത് നേരെ നോക്കി നടത്താനുള്ള കാര്യം ആശാൻ മറന്നും പോയി. ഇല്ലേ?

അല്ല പുള്ളിടെ ചിന്താഗതി ഒക്ക നല്ലത് തന്നെയാണ്. കാര്യം ചെറിയ മാർജിൻ ആയാലും കൊഴപ്പല്ല ,നല്ല ക്വാളിറ്റി ഒള്ള സാധനങ്ങള്‍ കൊടുക്കണം. പക്ഷേ ആ സാധനങ്ങള് എത്തേണ്ടടുത്ത് എത്തണുണ്ടോ, അല്ലെങ്കില് എന്താണത് കിട്ടുന്നവർക്ക് പറയാനൊള്ളത്, തൊടങ്ങിയ കാര്യങ്ങളൊന്നും പുള്ളി ശ്രദ്ധിച്ചില്ല. അല്ല, അതിനകത്തൊള്ള ഏറ്റവും വല്യ കാര്യംന്ന് പറഞ്ഞാ ഇപ്പൊ തന്നെ ഒര് നല്ല മനസ്സുള്ള ബിസിനസ്കാരും ചെലപ്പോ തിരിഞ്ഞ് പോകുന്നത് ഇങ്ങനൊള്ള കാര്യങ്ങള് കൊണ്ടാണ്. കാര്യം അവര് നല്ല രീതിക്ക് ചെയ്ത് കഴിഞ്ഞാല് ആ സാധനം ആരും പ്രമോട്ട് ചെയ്യില്ല. അവർക്കീ ആൾക്കാരട്ത്ത് മുഴുവൻ നടന്ന് പറയാമ്പറ്റില്ലല്ലോ. അവരെ അറിയാവുന്ന കൊറച്ച് പേരൊണ്ടാവും. ബാക്കിയൊള്ള കടക്കാര് പറയും ബാക്കിയൊള്ള സാധനാണ് നല്ലത്. ഇപ്പൊ നമ്മള് ഒര് കടയി പോവും. നമ്മള പരിചയൊള്ള ഒരു കടയി പോവുമ്പം പുള്ളി പറയുന്ന് "എഡാ ആ മിനറൽ വാട്ടറിനെക്കാള് നല്ലത് ഇതാണ്" എന്ന് പറയുമ്പോ നമ്മള് ചെലപ്പോ അതേ എടുക്കുള്ളു. കാര്യം കടക്കാരന് അതിനകത്താണ് മാർജിൻ അഞ്ച് രൂപ കിട്ടുന്നത്. ഇതിനകത്ത് ചെലപ്പോ രണ്ട് രൂപയെ കിട്ടുള്ളൂ. അതാണ് വ്യത്യാസം.

സാധാരണ ഞാനൊന്നും വാങ്ങാത്ത ആളാണ്. പക്ഷേ എന്നാലും അയൽക്കാര് പറഞ്ഞതാണല്ലോ ആ, ന്ന് പറഞ്ഞിട്ട് ഞാനത് മേടിച്ചു. പക്ഷേ സത്യം പറയാലോ, ഇന്നലെ രാത്രീല് വന്നിട്ട് അത് അടിക്കാതിരുന്നെങ്കി ചെലപ്പം കൊറച്ച്, ഒര് അഞ്ച് കൊതുവെങ്കിലും കൊറച്ച് കടിച്ചേനെ. ങ്ഹാ. ഇത് കൊതു വരാനൊള്ള സ്പ്രേയാരുന്നാ? അല്ല, അതങ്ങനെയാണെന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. മനസ്സിലായില്ലേ? അയാളെ ഇപ്പൊ നമ്മളൊര് കടയില് പോയി വാങ്ങിയിരുന്നെങ്കി നമുക്ക് അവ്ടെപ്പോയി ചോദിക്കാല്ലോ. ഇയാളെ ഇനി കാണുവാണെങ്കിൽ ഞാൻ താങ്കളിപ്പോ പറഞ്ഞ കാര്യം കൃത്യമായിട്ടും ചോദിക്കാം. "അയ്യോ ചേട്ടാ അത് കൊതുക് വരുന്ന സ്പ്രേ ആയിരുന്നോന്ന്". അല്ല, അത് മൊത്തം കെമിക്കലായിരിക്കും. ഈ പറഞ്ഞ ഒര് ഇത് അടിക്കുമ്പോ കൊതുക് പോകുന്നൂന്ന് പറഞ്ഞാ, അതെല്ലാം കെമിക്കലാണല്ലോ. അങ്ങനെ പോകുന്നൊണ്ടങ്കി പോലും. അതല്ലാം നമ്മള് ശ്വസിക്കുമ്പോ അതിന് നമുക്ക് തന്ന ബുദ്ധിമുട്ടൊണ്ടാകുന്ന സാധനങ്ങളായിരിക്കും അതെല്ലാം. അല്ല ഈ ഞാൻ പറയണത്, പുള്ളിക്ക് ശെരിയാ അത് ശെരിയ. ഞാന് അത്, അപ്പെനിക്ക് പറ്റിയൊരു അബദ്ധാണ്. ഞാന് പറയുന്നത്ന്ന് പറഞ്ഞാല് ഈ പുള്ളിക്ക് ഈ ക്രൈസിസ് ഒള്ള ഒക്ക ഒണ്ടല്ലോ.

അപ്പം, ഈ പുള്ളീനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ബന്ധുക്കളോ അല്ലെങ്കില് കൊറച്ച് ഫണ്ട് എവിട്ന്നെങ്കിലും അറേഞ്ച് ചെയ്ത് കൊടുക്കാനോ, കൊടുക്കാനോ തയ്യാറായിട്ടുള്ള ബാങ്കോ അങ്ങനെ ആരെയും കണ്ടെത്താ കഴിഞ്ഞില്ല. അല്ലെ? ബാങ്ക്, ഒന്ന് രണ്ട് ബാങ്കിന്ന് പുള്ളി ലോണെടുത്തിട്ടുണ്ടാരുന്ന്. ഈ കൊറോണ തൊടങ്ങിയ സമയത്ത്. ആ സമയത്തൊക്കെ എടുത്ത ലോണ്കള് ഇപ്പൊ തിരിച്ചടയ്ക്കാമ്പറ്റിയില്ല. അതാണ് പുള്ളി ഇപ്പൊ ഇത്രയും ബുദ്ധിമുട്ടിലായത്. കാര്യം കൊറോണടെ കാര്യം കൊണ്ട് തന്ന രണ്ട് വർഷം ബിസിനസ് മൊത്തം ഡൗണാരുന്നു. കൊറോണ മാറിയപ്പോ മാർക്കറ്റ് മൊത്തം പോയി. ഇനിയിപ്പം ഇത് ആരെയെങ്കിലും ഏൽപ്പിക്കാം എന്ന് വെച്ചാൽ തന്നെ അവർക്കും വന്നിട്ട് ഈ പറഞ്ഞ പോലെ റണ്ണിങ് എക്സ്പെൻസ് കൊറെ കാലം കയ്യിന്ന് കൊടുക്കേണ്ടി വരില്ലേ? അത് മാത്രല്ല, ഈ മാർക്കറ്റിംഗ് ചെയ്യുമ്പോ ഉള്ള കാര്യംന്ന് വച്ചാ മാർക്കറ്റിംഗ്, നമ്മള് സ്ഥിരമായിട്ട് ഒരാളെ വിശ്വസിച്ച് ഏപ്പിച്ച് കഴിഞ്ഞാല് പുതിയൊരാള് വന്ന് കഴിഞ്ഞാ ഒരിക്കലും മാർക്കറ്റായിട്ട് പെട്ടെന്ന് ക്ലിക്കാവില്ല. അതായത് പഴയ സ്ഥിരമായിട്ട് ചെല്ലുന്ന ആളിന്‍റെ കയ്യിൽന്നേ അവര് സാധനെടുക്കുള്ളൂ. അവര് ബ്രാൻഡ് മാറിന്ന് വച്ചിട്ട് കടക്കാര് സാധനം അവര് കൊണ്ട്ചെല്ലുന്ന ബ്രാൻഡെടുക്കും. അതത്രയും വർഷായിട്ടുള്ള അവരുമായിട്ടുള്ള ബന്ധമാണ്. അപ്പൊ പുതിയ ആൾക്കാരെ വയ്ക്കുമ്പഴത്തേയ്ക്ക് അതിന്‍റെതായ ബുദ്ധിമുട്ടുകളൊണ്ട്. അതുവല്ല ഈ മാർക്കറ്റിംഗക്ക ചെയ്യണങ്കില് അതിനനുസരിച്ച് സ്കില്ലുള്ള ആൾക്കാർക്കെ ചെയ്യാനും പറ്റുള്ളു.

ഈ മാർക്കറ്റിങ്ങിന് വരുന്ന ആൾക്കാര് അവരുടെ ആ ഒര് രീതി കണ്ടിട്ട് ഒരു ആവശ്യല്ലെങ്കിലും വാങ്ങുന്ന ആൾക്കാരൊണ്ട്. ഇല്ലേ? അത് തന്നെ. ഇപ്പൊ നമ്മള് സ്ഥിരമായിട്ട് ഈ മാർക്കറ്റിങ്ങിന് പോകുന്നവര് പോകുമ്പോ നമുക്ക് തന്നെ അറിയാം. ഇപ്പോ ആ വണ്ടീല് പുള്ളിക്ക് പകരം പുതിയൊര് സെയിൽസ്മാൻ പോയിക്കഴിഞ്ഞാല് സാധാരണൊള്ള കച്ചവടത്തിന്‍റെ പകുതിയെ നടക്കൂള്ളൂ.

അതേ സമയം പുള്ളി പോയികഴിഞ്ഞാൽ പുള്ളിടടുത്തുള്ള ഒര് ഇത്കൊണ്ട് അവര് സാധനം എടുത്ത് വയ്ക്കും. കാര്യം പുള്ളിയെ അത്രയും വർഷമായിട്ട് കാണുന്നോണ്ടാണ്.

ഓ ഓ ഓ മനസ്സിലായി. ഓ ഇതിന്‍റെ തന്നെ ലോക്കൽ സാധനം ഈ വണ്ടീകൂടെ കൊണ്ടുപോയി?

ഇത് ഇതിന്‍റെ ഓണർ അറിയുന്നില്ല. അപ്പോ ഇത് ഈ പോണ മാർക്കറ്റിങ്ങിന് പോകുന്നോര്‍ക്കുള്ള ഉപയോഗംന്ന് വച്ചാ അവർക്ക് ശമ്പളോം കിട്ടും, ഈ ലോക്കൽ സാധനം കൊണ്ടുപോകുന്നതിന്‍റെ പൈസേം കിട്ടും, അതിന്‍റെ കമ്മീഷനും കിട്ടും. എന്തൊര് ദ്രോഹാണല്ലേ, ഇങ്ങനെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തില്‍ ഇങ്ങനെ വിശ്വസിച്ചക്കെ ഏൽപ്പിക്കുമ്പം ഇങ്ങനെയൊക്കെ ചെയ്യ്ന്നത്. ഒരു കമ്പനിയുടെ സാധനം വിശ്വസിച്ച് ഒര് ഡ്രൈവറെയോ ഒര് സെയിൽസ്മാനേയൊ വിട്ടിട്ട് പറഞ്ഞ് വിടുമ്പഴത്തേയ്ക്ക് അവര് അതിനകത്തിപ്പം ചെല സ്ഥലങ്ങളില് ചെലര് ഈ പറഞ്ഞ നമ്മടെ ഈ നമ്മട ഡിസ്ട്രിബ്യൂഷനക്കെ എടുക്കുന്ന സ്ഥലങ്ങളിലാവുമ്പോ പല ബ്രാൻഡുകളുടെ സാധനം ഉണ്ടാവും. അതെല്ലാം ഒരു വണ്ടിയിൽ ആയിരിക്കും കൊണ്ടുപോവുന്നത്.

ഇത് ഒറ്റ സ്ഥാപനം, സ്വന്തം ഫാക്ടറി, സ്വന്തം വണ്ടി. പുള്ളി തന്ന ശമ്പളം കൊടുക്കുന്ന ഡ്രൈവറും സെയിൽസ്മാനും. അതിനകത്തവര് വേറെ ലോക്കൽ സാധനം കേറ്റിക്കൊണ്ട് പോയി കച്ചോടം നടത്തീന്ന് പറഞ്ഞാ, ഒന്നാലോചിച്ച് നോക്കിയേ. അതെ പുള്ളിക്ക് എത്ര സ്റ്റാഫൊണ്ടായിരുന്നു? പുള്ളിക്ക് എനിക്ക് തോന്നുന്നു ,ഈ ഇപ്പം ചപ്പാത്തിടെ പ്ലാന്‍റ് ഒരു മൂന്ന് നാലുവർഷായിട്ട് ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല. കൊറോണയ്ക്ക് മുമ്പേ അത് ചെല കാര്യങ്ങള് കൊണ്ട് സ്റ്റോപ്പ് ചെയ്താരുന്നു.

മിനറർ വാട്ടറിന്‍റെ പ്ലാന്‍റില് എല്ലാംകൂട എനിക്ക് തോന്നുന്നു ഒര് പത്തിഇരുപത് സ്റ്റാഫൊണ്ട്. പിന്നെ മാർക്കറ്റിംഗും സെയിൽസും എല്ലാം കൂട ഒര് ആറ് അല്ലെങ്കി എട്ട് സ്റ്റാഫൊ എങ്ങാണ്ടൊണ്ട്. ഇതെല്ലാം മലയാളികളാണോ? അതോ വേറെ അന്യസംസ്ഥാന തൊഴിലാളികളാണോ? ഈ മാർക്കറ്റിംങ്ങും ഡ്രൈവറും എല്ലാം മലയാളികളും, മറ്റേതിനകത്ത് എനിക്ക് തോന്നുന്ന്, ഒര് ആറ് പേര ഏഴ് പേരാങ്കാണ്ട് ഒറീസേന്നൊള്ളവരാണ്. മ്, മനസ്സിലായി. ങ്ങ മലയാളികൾക്കെ ഇത്തരം എന്താണ് വീര സാഹസികമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുള്ളൂ.

മ്, മനസ്സിലായി മനസ്സിലായി. ഇപ്പം പുള്ളിയുടെ ഇപ്പഴത്തെ സ്റ്റാൻഡ് എന്താ? പുള്ളിടെ ഇപ്പഴത്തെ സ്റ്റാൻഡ്, എങ്ങനെയെങ്കിലും നടത്തിക്കൊണ്ട് പോണം. പുള്ളി ഇത്രയും വർഷം കഷ്ടപ്പെട്ടൊണ്ടാക്കിയ ഒര് സ്ഥാപനമാണ്. അപ്പൊ അത് മാറ്റാനായിട്ട് പുള്ളിക്ക് നിർത്താനായിട്ട് പുള്ളിക്കൊര് താല്പര്യല്ല. ഈ സ്ഥാപനം, പുള്ളീടെ വീട് എല്ലാം കൊല്ലത്ത് തന്നെയാണല്ലെ? എല്ലാം കൊല്ലത്ത് തന്നെയാ. ഒരേ കോമ്പൗണ്ടി തന്നെ. പുള്ളിടെ വീടും സ്ഥാപനോം എല്ലാം ഒരേ കോമ്പൗണ്ടി തന്നെ. ഓ അപ്പോ ങാ, കൊല്ലത്ത് മാത്രല്ല കേരളം മുഴുവനും ഇവര് സപ്ലൈ ചെയ്യണൊണ്ടാരുന്ന്? അല്ല, ഇവര് ഈ കൊല്ലം, തിരുവനന്തപുരം പിന്നെ നമ്മുട ഈ അങ്ങോട്ട് കൊട്ടാരക്കര, പുനലൂര് അങ്ങനെയുള്ള കുറച്ച് കരുനാഗപ്പള്ളി ആ ഇങ്ങനെയുള്ള കൊറച്ച് ഏരിയാസ് ആരുന്നു, അതായത് കൊല്ലം, തിരുവനന്തപുരം ജില്ല മാത്രാണ് കവറ് ചെയ്തോണ്ടിരുന്നത്. പിന്നെ അത്യാവശ്യോണ്ടെങ്കി മാത്രം വേറെ ഏതെങ്കിലും ജില്ലയിലേക്ക് പോകും. മ്. കൊല്ലം, തിരുവനന്തപുരം ജില്ല, ആലപ്പുഴ ജില്ലേട കൊറച്ച് സ്ഥലം. ഇത്രേം സ്ഥലങ്ങളാണ് അവര് ചെയ്തോണ്ടിരുന്നത്. ങ്ങാ മനസ്സിലായി മനസ്സിലായി. അപ്പോ ഫാമിലി? പുള്ളിടെ ഫാമിലി? പുള്ളിടെ ഫാമിലി, വൈഫും രണ്ട് മക്കളും. രണ്ടു മക്കള് ലേഡീസ് ആണ്, പെൺകുട്ടികളാണ്. കല്യാണം കഴിഞ്ഞ് അവര്, ഓ പ്രായൊള്ള ആളാണല്ലേ? ങാ, പുള്ളിക്കേതാണ്ട് അറുപത് വയസ്സിന് മേലെ അറുപതഅറുപതഞ്ച് വയസൊണ്ട്. ഓ ഓക്കെ ഓക്കെ. ഓ അതായിരിക്കണം പുള്ളി ഈ പറഞ്ഞ പോലെ കുറച്ച് റിട്ടയർമെന്‍റൊക്ക ഇങ്ങനെ ആഘോഷിച്ച്, അല്ലെങ്കി മക്കളുടെ കാര്യങ്ങളും ബാക്കിയൊക്ക അക്ക നോക്കി വന്നപ്പോ ആയിരിക്കണം ഇത്രയും വർഷായിട്ട് വിശ്വസിച്ചിരുന്ന സ്റ്റാഫ് ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് സ്വപ്നത്തി പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. അതെയതെ. ഇതിനകത്ത് വേറൊരു കാര്യംന്ന് വച്ച്കഴിഞ്ഞാല്, ഇപ്പോ അവര് കൊണ്ട് പോകുന്ന സാധനത്തില് ഈ നമ്മുടെ ഈ പുള്ളിടെ സാധനങ്ങളല്ലാതെ വേറെ ഒള്ള ഐറ്റംസ് കൊണ്ടുപോയിരുന്നെങ്കില് ഇത്രയും പ്രശ്നോല്ല. അതായത്,

അതായത് ഈ വെള്ളത്തിന്‍റെയും സോഡേഡേയും കൂൾ ഡ്രിങ്ക്സ്ന്‍റെയും പുള്ളിടെ സെയിം സാധനങ്ങളുടെ ലോക്കൽ ബ്രാൻഡ് തന്നയാണ് കൊടുക്കുന്നുന്ന് പറയുമ്പഴത്തേയ്ക്ക്,

ഓക്കേ എന്നാ, ഡ്യൂട്ടിക്ക് കേറാ